തടവിൽ കഴിയുന്നവരെ ആയിരത്തിത്തൊള്ളായിരത്തിനാല്പത്തിഅഞ്ചു മോചിപ്പിച്ചു ഇന്ത്യയുടെ സ്വതന്ത്ര ഏതാണ്ട് സുതാര്യമായി തുടങ്ങി എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ വിഭാഗം മുസ്ലിങ്ങൾക്കായി പാക്കിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ശഠിച്ചു ഹിന്ദുക്കൾക്കും മുസ്ലീങ്ങൾക്കും സ്വതന്ത്ര ഭാരതത്തിൽ സമാധാനത്തോടെ സഹവസിക്കണം എന്നുവെച്ചു ഗാന്ധിജി ഭാരതത്തിൻ്റെ വിഭജനത്തെ എതിർത്തു ഇതോടെ ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തി ഏഴു ഓഗസ്റ്റ് പതിനഞ്ചിനു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനെൻ്റെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം

എനിക്കും നല്ല സുഖമാണ്. ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ നമുക്കിന്ന് ഒരു കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞാലോ ആ അത് നമ്മുക്ക് പറയാം. മ്മ് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാകും ചൂടുകൊണ്ട് നമ്മുക്ക് കുറെ പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ തണുപ്പ് ഏർ തണുപ്പ് കൊണ്ടും നമ്മുക്ക് കുറെ പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ മഴക്കാലം മഴക്കാലം കൊണ്ടും ഏർ dam ഉകൾ നിറഞ്ഞേൽ പിന്നെ പ്രളയം അങ്ങനെ കൊറേ പറയാനുണ്ട്. first നമ്മുക്ക് ചൂടിനെക്കുറിച്ച് പറഞ്ഞാൽ ഏർ ഇപ്പോൾത്തന്നെ നമ്മുക്കൊരു ചൂട് കാലാവസ്ഥയാണ് അല്ലെ? ആ അത് വളരെ ശെരിയാണ്. നമ്മുളുടെ ഭാഗമെന്ന് പറയുന്നത് കേരളമാണ് ഞമ്മള് പാലക്കാട് ജില്ലയിലാണ്. ജില്ല പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. ഇന്നലെ തന്നെ ഞാൻ പത്രം വായിച്ചുകൊണ്ട് ഇരിക്കാന്ന് മണ്ണാർക്കാട്ടിലാണ് ഉം അയിമ്പതേ ഏർ അയിമ്പത് ഏർ ഓളം എന്താ ചൂടുണ്ട് ഏറ്റവും കൂടുതൽ ചൂട് അവിടെയാണ് എന്താ ഉള്ളത് എന്നാണ് പത്രത്തിലൊക്കെ വന്നിരിക്കുന്നത്. അതെ ശെരിയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ചൂടിലാണ്. ഏർ അത് പോലെത്തന്നെ ചൂടാണ് ഇപ്പൊ ഇല്ലത് ഇപ്പോൾ രാത്രി ആയാലും ചൂടാണ്. ഈ ചൂട് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കുയങ്ങൾ ഇണ്ടാകും. പിന്നെ അതുപോലെതന്നെ ഒരുപാട് വെള്ളം കുടിക്കണം ഈ ചൂട് കാലത്ത്. കാരണം ചൂട് നല്ലവണ്ണം അനുഭവപ്പെടും ഏർ പിന്നെ കുയങ്ങളുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ വെയില് കാരണം ഏർ നല്ല വെയില് അധികം പറ്റില്ല ഈ വെയില് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല പ്രശ്നം ഉണ്ടാകും. അതുപോലെതന്നെ നമ്മുക്ക് കിടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഈ ചൂട് കാലത്ത്. പിന്നെ ചിലരൊക്കെ fan ഇപ്പോഴൊക്കെ fan ഉണ്ട് ആദ്യകാലത്തൊക്കെ നമ്മുക്ക് അറിയില്ലല്ലോ പിന്നെ നമ്മൾ ജനൽ തുറന്നിടും ഏർ നമ്മുക്ക് അത്രക്കും ചൂട് കാരണാണ് നമ്മൾ

എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കു ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുറത്താണ്. ഈ പുറത്തിപ്പോൾ നല്ലവണ്ണം ചൂടുണ്ട്‌ ഞാൻ വിയർത്തുകൊണ്ട് ഇരിക്കുകയാണ്.

അതുപോലെ തന്നെ ഞമ്മളുടെ ഏറ്റവും തണുപ്പുള്ള രാജ്യത്ത് ഇള്ളോർക്കുള്ള ഭാഗ്യാ അവിടെ ഒന്ന് പോകാൻ നമ്മുക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. ഊട്ടി കൊടൈക്കനാൽ ഈ ഈ സമയത്തൊക്കെ നമ്മുക്ക് അവിടേക്ക് പോകാൻ നല്ല താൽപ്പര്യമുണ്ട്. അത് പോലെത്തന്നെ നമ്മുക്ക് നോമ്പൊക്കെ നോൽക്കുന്ന സമയമാണ് ഈ നോമ്പൊക്കെ നോൽക്കുമ്പോൾ വെയിലത്ത് നമ്മൾ എവിടേക്കിലും പോകുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പെരുന്നാൾക്ക് വേണ്ടി dress എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മണ്ണാർക്കാട്ടേക്കാണല്ലോ അധികവും എല്ലാവരും പോവുക സാമി എന്ന് പറയുന്ന ൽ എന്ന് പറയുന്ന ഇതിലേക്ക് അവിടേക്ക് തന്നെ വളരെയേറെ ചൂടുള്ള ഒരു സ്ഥലമാണ് അവിടെ മ്മ് വെയില് അധികമുള്ള സ്ഥലമാണ് അത് എത്രെയെന്ന് പറയാൻ കയ്‌ല ഞാൻ പറഞ്ഞല്ലോ ഇന്നലെത്തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് മണ്ണാർക്കാട്ടിലാണ്. ഏർ പിന്നെ ഈ AC യും കാര്യങ്ങളു എല്ലു ഇണ്ടാവുമ്പോൾ പ്രശ്നമില്ല ഇപ്പൊ new generation ആയതുകൊണ്ട് തന്നെ അധിക വീട്ടിലും paisa യുള്ള വീട്ടിലൊക്കെ അധിക വീട്ടിലും AC യും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ വീട്ടിൽ ഇല്ല നിന്റെ വീട്ടിൽ ഉണ്ടോ? എന്റെ വീട്ടിലും AC യൊന്നും ഇല്ല fan മാത്രമേ ഉള്ളു പിന്നെ അത് നീ പറഞ്ഞപോലെതന്നെ നീ പുറത്താണല്ലോ എന്നിട്ടു പോലും നീ ഏർ വേർക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ വീടിന് ഉള്ളിലാണ് വാർപ്പിനുള്ളിലാണ് ഇരിക്കുന്നത് ഭയങ്കര ചൂടാണ് ഇവിടേയും എന്ത് ചെയ്യാൻ നമ്മുക് ചൂട് അനുഭാവി അനുഭവിച്ച് ചെയ്യണമല്ലോ പിന്നെ നല്ല ചൂടാണ്. പിന്നെ നീ പറയുന്നപോലെതന്നെ ഇപ്പോൾ നോമ്പൊക്കെയാണ് ഏർ ഈ വയസ്സായ ആളുകൾക്കൊന്നും ചൂട് താങ്ങില്ല പിന്നെ ഇപ്പോഴൊക്കെ ചെറിയ കുട്ടികളൊക്കെ നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുക്ക് തന്നെ കുഴക്കുന്നുണ്ട് അപ്പോൾ വയസ്സായവരും കുട്ടികളെയൊക്കെ ഒരവസ്ഥ നോക്ക്. കുട്ടികൾക്ക് പിന്നെയും നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റും. പക്ഷെ വയസ്സായവരൊക്കെ എന്തായാലും നോമ്പ് നോക്കും ഏർ പിന്നെ ഈ ചൂട് കാരണം എല്ലാവരും ചിലരൊക്കെ കുഴങ്ങി വീണിട്ടുണ്ട്. കാരണം ഈ road ലോക്കെ ചിലരൊക്കെ പോകും ഏർ ഈ ഉപ്പയും ഉപ്പയൊക്കെ ഏർ നമ്മുടെ വെയിലത്താണല്ലോ എല്ലാവരും കഷ്ടപ്പെടുന്നത് ഏർ അതുകൊണ്ട് തന്നെ എല്ലാവര്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ ആ അത് വളരെ ശെരിയാണ്. ഇങ്ങളെ ഉപ്പമാരേം നമ്മളെ ഒന്ന് തെറ്റിപ്പോറ്റാൻ വേണ്ടി നമുക്ക് നമ്മുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതൊക്ക വെയിലത്തു തന്നെയാണ് അതുപോലെതന്നെ ചെറിയ കുട്ടികൾക്ക് വെല്യ ഇഷ്ടമാണ് നോമ്പ് നോൽക്കണമെന്നുള്ള സംഭവം ഇത് നമ്മുടെ ഈ പ്രായ നമ്മൾ ആ പ്രായത്തോക്കെ ആണെന്കി നമ്മുക്കും നോമ്പ് നോൽക്കാൻ പൂതിയുണ്ടാവില്ല കാരണം അത്രക്കും ചൂടാണ് വയസ്സ് കാ വയസ്സാം കാലത്ത് നമ്മുക്ക് ചെലെ ചെല ദിവസം നോമ്പ് പോലും നോൽകില്ല അത് വേറൊരാള് അത് എടുക്കുകയായിരിക്കും മരണപ്പെട്ടാൽ വേറെ ആള് എടുക്കുകയായിരിക്കും ഈ നോമ്പ് ഇയാൾക്കു വേണ്ടിയാണെന്ന് പറഞ്ഞ് അതുപോലെതന്നെ തന്നെ അധിക ആ എന്റെ അസുഖത്തെ ഉപ്പുപ്പയുണ്ട് അവർ നോമ്പ് എടുക്കുന്നില്ല വളരെയേറെ പ്രശ്നമാണ് കാരണം ഇത്രയും ചൂട് താങ്ങില്ലല്ലോ ഇന്ന് വളരെയേറെ ചൂടാണ് ഈദ് ഞാൻ നിൽക്കുന്ന സ്ഥാലത്തടക്കം വളരെയേറെ ചൂടാ ഇതിപ്പോൾ സമയം രാത്രിയാണ് എന്നിട്ടടക്കം ചൂടാണ് ഒന്ന് ആലോയിച്ചു നോക്കണം അതുപോലെതന്നെ ഈ fan കാര്യങ്ങളും fan ൽനിന്ന് എന്താപ്പോ ചൂടാന്ന് വരുന്നത് കാരണം നമ്മുടെ ഉം room ഇലുള്ള വായുവിനെ തണുപ്പിക്കാനാണ് നോക്കുന്നത് പക്ഷെ room ലുള്ള വായു അടക്കം ചൂടായതുകൊണ്ട് ചൂടാണ് വരുന്നത് അതുകൊണ്ട്തന്നെ നമ്മൾ fan അതികം ഇടില്ല എന്നിട്ടു നമ്മൾ എന്നിട്ടും നമ്മൾ fan കാറ്റു കൊള്ളണം എന്ന് പറഞ്ഞ് നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിടും അല്ലെ ഇപ്പോൾ വാർപ്പാണ് നമ്മുടെ വീട് പണ്ടത്തെയൊക്കെ ഓടായിരുന്നു ഓടിനാ പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ hole ഇല്ക്കൂടി നമ്മുക്ക് ഏർ കാറ്റും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഒരു ചെറിയൊരു hole മാത്രമേ ഉള്ളു നമ്മുടെ വാർപ്പ് area ൽ അതുപോലെതന്നെ നമ്മുക്ക് വളരെയേറെ പ്രശ്നമാണല്ലോ അല്ലെ അതെ ശെരിയാണ് ഈ ചൂട് കാരണം എല്ലാവര്ക്കും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ഏർ ചൂടൊക്കെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മുക്ക് മഴക്കാലമാണല്ലോ ഉണ്ടാവുന്നത് ഈ മഴ കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ ചിലരൊക്കെ ഈ കുന്നിൻ മുകളിലുള്ളവർക്ക് ഏർ വെള്ളം എത്തിച്ചേർന്ന് അവരെ വീടൊക്കെ തകർന്ന് പോയിട്ടുണ്ട് പിന്നെ ഈ മഴക്കാലത്ത് പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ

നിന്നിരുന്നത് കാരണം അവരുടെ വീടൊക്കെ തകർന്നിരുന്നു ഈ മഴ കാരണം. ഈ മായ മായയും കൂടുതല് പറ്റില്ല തണുപ്പൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഈ ഏർ പുയയുടെയും തടാകത്തിന്റെയൊക്കെ അടുത്തുള്ള വീടുകൾക്കായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അവർക്കൊക്കെ അവരെയൊക്കെ ഏർ ഓർത്താൽ നമ്മുക്ക് പ്രശ്നമൊന്നും ഇല്ല മയക്കാലത്ത് എന്നാലും ഏർ ചിലരെയൊക്കെ വീട് ചോർ ചോർന്നിട്ടും ഏർ ചില ചിലർടൊക്കെ വീട് ഏർ തോടിന് അപ്പുറത്തായിട്ടും ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല പേടിച്ചിറ്റായിരിക്കും കുത്തിയിരിക്ക് ഏർ ഇരിക്കുക കാരണം അവരൊക്കെ നല്ല വണ്ണം പേടിച്ചിട്ടുണ്ടാകും കാരണം മഴക്കാലത്ത് വേനൽ കാലത്തും ചൂടാണ് അതും അവർക്ക് താങ്ങാനാവില്ല എന്നാലു ഈ പാടത്തിന് ഏർ പാടത്തിന് അടുത്തൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണവുമുണ്ട്

മഴക്കാലത്തു വളരേറെ പ്രശ്നമാണ് കാരണം ഏർ നമ്മൾ കൂ മഴക്കാലമാവുമ്പോളാണ് നമ്മൾ school ഉം കാര്യങ്ങളൊക്കെ തുറക്കുക മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്തൂടെ ആയിരിക്കും നമ്മൾ ചില സമയത്ത് നടന്നിട്ടായിരിക്കും bus അറങ്ങിയിട്ട് നമ്മുക്ക് കുറച്ച് നടക്കേണ്ടി വരും ആ നടക്കുന്ന സ്ഥലം ചിലപ്പോൾ പാടത്തിലൂടെയും മറ്റു സ്ഥലങ്ങളിലൂടേയും ആയിരിക്കും മഴ പെയ്യുന്ന സമയം കുട പിടിച്ചാൽ പോലും നമ്മൾ ന നനയുകയുണ്ട് പിന്നെ coat ഇട്ടാല് പിന്നെയും വലിയ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നുമില്ല coat ഇട്ട നമ്മുക്കൊരു

മരങ്ങൾ ഇപ്പോൾ new generation ആയതുകൊണ്ട് തന്നെ മരങ്ങൾ എല്ലാം മുറിച്ച്‌കൊണ്ട് paper ഉം അതുപോലെതന്നെ furnitures അതുപോലെതന്നെ എല്ലാ കാര്യങ്ങളും മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുന്നിൽ കുറെ rubber ഉകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു rubber പ പ്രശ്നമാണെങ്കിലും മരം എന്ന് പറയുന്നത് അതും അത് മരം തന്നെയല്ലേ അതു അത് അടക്കം മുറിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോ വളരെയേറെ ചൂടും ഉണ്ട് മഴക്കാലത്ത് ആ പ്രശ്നമില്ല പിന്നെ ഏർ ഈ ഓ ഉണങ്ങിയ എലകായങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട്

ആ ശെരിയാണ് നീ പറഞ്ഞത് അതുപോലെതന്നെ ഞങ്ങളെ വീടിനു മുന്നിലും rubber ആണ് ഉള്ളത് പിന്നെ വേനൽ കാലത്ത്‌ ഈ rubber ഉണ്ടാവുന്നത് കൊണ്ട് പ്രശ്നമില്ല കാരണം നല്ല തണല് ഏർ rubber ഇനുള്ളിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം പ്രശ്നമില്ല ഇപ്പോൾ ഞാൻ എന്റെ ഉം ഉമ്മയുടെ വീട്ടിലാണ് ആവി അവിടെ കൂടുതലൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല ഏർ നിന്റെ അവിടെ ഏർ rubber ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട്

ആ അത് വളരെ ശെരിയാണ് ഇപ്പം തറവാട് ഒക്കെ ഉള്ള വീടുകളിലൊക്കെ ഓട് ഓട് ഇട്ട വീടുകളായിരിക്കും അധികവും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഓടിട്ട വീടുകൾ തകർന്നു പോവുകയും

കൃഷി ചെയ്യുക അത് അത് എന്താന്ന് വെച്ച അടക്ക അതുപോലെതന്നെ കൗങ്ങിലാണ് ഉണ്ടാവുക അടക്ക തെങ്ങ് ആഹ് പിന്നെ കുറെ കോരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും pineapple തോട്ടം അതുപോലെതന്നെ എല്ലാ തോട്ടങ്ങളൊക്കെ ഉണ്ടാകും മാങ്ങയുടെ തോട്ടം ഒക്കെ ഉണ്ടാകും അല്ലെ

ഏർ കൊല്ലങ്ങളായി ഏർ കുറേ കൊല്ലങ്ങളായിഞങ്ങൾ അവിടെ ഏർ നിന്നിരുന്നു. എന്നിട്ട് ഞങ്ങക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറെ കാലമായിരുന്നു ആ പെര വീട് കേറ്റി ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ ഏർ ചുറ്റ വും rubber ഒക്കെയും പാടമൊക്കെ വള്ളം വെള്ളമൊക്കെ കൂടി വരുകയും മഴയൊക്കെ കൂടുതലാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പേടി ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് അതിൽനിന്ന് കുറെ അപ്പുറത്ത് ഒരു വീട് വെ ഏർ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഇനി അത് ഏർ വീട് കെയറ്റിയാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും ഈ മഴക്കാലത്ത് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറേ കാലം ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ വന്നിരുന്നു കാരണം അവിടെ rubber നടാൻ ഞങ്ങക്ക് പേടിയുണ്ടായി. ഈ കാറ്റും സമയൊന്നും നമ്മുക്ക് വിശ്വാസമില്ലല്ലോ എപ്പോഴാണ് ഈ മരങ്ങളൊന്നും വിക്കാന്ന് പറയാൻ പറ്റില്ല അല്ലെ ആ അത് വളരെ ശെരിയാണ് മഴക്കാലം ആവുമ്പോൾ ഉം കുറെ വെള്ളം കെട്ടിനിന്ന് load മാര്തമ്മേൽ ആവുമ്പോൾ നമ്മളെ മരം അത് ഏത് വീട്ടിന്റെ മുന്നിൽ ആണെങ്കിൽ അത് അങ്ങോട്ട് ചെരിയും അങ്ങോട്ട് അടുത്തൊരു post ഉണ്ട്. അതുതന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ചെരിഞ് ചെരിഞ് വരുന്നുണ്ട്. അവിടെ ചെറിയൊരു ചാല് വെള്ളം അത് ഞങ്ങളെ ഉയരത്താണ് നിക്കുന്നത്. ആ ചെരിയയിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഈ ഈ post ഇണ്ട് അപ്പൊ ആ വെള്ളം തടയുമ്പോൾ അതും ആ വെള്ളത്തിന് നല്ല force ഉണ്ടായതുകൊണ്ട് തന്നെ post നെ അടക്കം മറികടന്നിട്ടാണ് ആ വെള്ളമെല്ലാം പോകുന്നത്. അതുപോലെതന്നെ അത് വളരെ മറിയാനായിട്ടുണ്ട് ഞങ്ങളുടെ അപ്പുറം തന്നെ മതിലും അതുപോലെതന്നെ granite ഉം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എപ്പോഴാണ് പൊളിയുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ rubber മൂത്തത് കാരണം വലിയ പേടിയും കാര്യങ്ങളുമൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ നമ്മുക്ക് വളരെ ഏറെ സുഖമാണ് എന്റെ വീട്ടിൽ മരങ്ങളൊന്നും ഇല്ല. എന്റെ അപ്പുറത് ഞങ്ങൾ കൊറച്ചു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ കൊർച് മരങ്ങളും കവുങ്ങുകളും നമ്മൾ പറഞ്ഞില്ലേ വെല്യ വെല്യ എന്ത് paisa ഒക്കെ ഉണ്ടാക്കുന്ന കൃഷിയാണ് നമ്മുക്ക് ഏറ്റവും എന്നാതന്നെ നമ്മുക്ക് ര ലാഭമൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പോളത്തെ കാലത്ത് നെല്ല് തന്നെ നമ്മുക്ക് തമിഴ് നാട്ടിന്നും ബാങ് മറ്റ് രാജ്യങ്ങളിന്നും ആണ് നമ്മുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ അരിത്തന്നെ ഞമ്മള് കഴിക്കുന്ന എല്ലാ സാനം തന്നെ നമ്മുക്ക് വെശത്തു വേഷമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ മഴക്കാലത് വളരെയേറെ സുഖമാണ് എ അ പിന്നെ അത് കൊർച് പ്രശ്നവുമാണ്. പക്ഷെ ചൂട് കാലത്തിനേക്കാളും നല്ല ഏർ ഉം ഒരു കാലം മഴക്കാലം തന്നെയാണ് തണുപ്പ്കാലം തന്നെയാണ് അല്ലെ? ആ അത് ശെരിയാണ് നീ പറഞ്ഞത് മഴക്കാലം ഒരു സുഖമുള്ളൊരു കാലം തന്നെയാണ് പക്ഷെ ചിലർക്കൊക്കെ പ്രശ്നമായിരിക്കും പിന്നെ ഇ ഉം ഏർ വേനൽക്കാലത്ത് മഴക്കാലത്ത് നമ്മുക്ക് മാറ്റങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുക്ക് ഏർ വെയില് കാലത് നമ്മുക്ക് കുറച്ച് തണല് കിട്ടും അതുകൊണ്ട് നമ്മക്ക് കുറച്ച് അവിടെയൊക്കെ ഇരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും. അതുകൊണ്ട് തന്നെ ഏർ മരച്ചുവട്ടിലൊക്കെ ഇരുന്നാല് ഏർ മരം ക ഏർ നല്ലോം ഇലയൊക്കെ ഉണ്ടായാല് നമ്മുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും. സുഖമായിരിക്കും അവിടെ ഇരുന്നാൽ അതുകൊണ്ട് തന്നെ നമ്മുക്ക് മഴക്കാലത്ത് മരങ്ങളൊക്കേം ഏർ വെച്ചു പിടിപ്പിക്കാം അല്ലെ?

മരങ്ങളൊക്കെ എലപൊഴിയുകയുമൊക്കെ ചെയ്യും. പക്ഷെ മഴക്കാലമാകുമ്പോൾ അത് ഒക്കെ വരുക്കെ ചെയ്യും അല്ലെ? അതെ എന്നാൽ നമ്മുക്ക് അടുത്ത class ൽ പറഞ്ഞാലോ?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

നമ്മളിന്ന് കാണിന്നിണ്ട്

പഴയ ആളുകൾക്ക് അറിയാം പഴയ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പോലെത്തൊരു കാലാവസ്ഥയോ ആ ഒരു രീതിയോ നിന്നോ ആ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാ വ്യത്യാസങ്ങളിലേക്ക് ഇപ്പോൾ ലോകം മാറീട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ അറിയാം ആദ്യമുണ്ടായിരുന്ന ആ ഒരു ഏർ സാമൂഹിക സ്ഥിയിൽ നിന്ന് മാറീട്ടുണ്ട് ഉദാഹരണത്തിന് മഴ മഴ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഏർ ആദ്യം അഹ് ആ correct ആറ് മാസം മ് പെയ്തിരുന്നു. ഇപ്പൊ കണ്ടില്ലേ മഴയുടെ സ്ഥിതിയിൽ തന്നെ വ്യത്യാസം സംഭവിച്ചു അഹ് നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് മഴ പെയ്യുന്നു. ഉദ്ദേശിക്കാത്ത സമയത് അഹ് ചില സമയത്ത് പെയ്യുന്നില്ല മഴ പെയ്യണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല. അത്പോലെ തന്നെ ചൂട് ആഗോളതാപനം വർധിച്ചു ഇതെല്ലം മനുഷ്യന്റെ ഇടപെടൽ മൂലം തന്നെയാണ് സംഭവിക്കുന്നത്. നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം മനുഷ്യൻ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷകരമായ രൂപത്തിലാകുമ്പോൾ അത് വലിയ പ്രത്യാഘാതം ആണ് പ്രകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു വിഷയമാണ് ഏർ സാമൂഹികമായ അല്ലെങ്കിൽ പ്രകൃതിപരമായ ഒരുപാട് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത്. അതെന്തായാലും ഏർ മനുഷ്യൻ മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളും പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് plastic നമ്മളിട്ട് കത്തിക്കുന്നു. അത് ഏർ ozone പാളിയിൽ ചെന്ന് ozone പാളിക്ക് വിള്ളൽ സംഭവിച്ചു. പ്രകൃതിയിലെ താപനില കൂടുന്നു. അത്കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമപ്പുറം ചൂടിലേക്ക് ഏർ ഹും പ്രകൃതി മാറുന്നു. എല്ലാം മനുഷ്യന്റെ ഇടപെടൽ തന്നെയാണ്. മനുഷ്യൻ കരയിലും കടലിലും ഉണ്ടാക്കുന്ന ഉം ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ പ്രകൃതിക്ക് വരുന്നു. പ്രകൃതിയുടെ ഒരു സ്വാഭാവികമായ പല കാര്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മൾ പല road കളിലെയും മറ്റും മരങ്ങളും വൃക്ഷങ്ങളും മുറി മുറിച്ചുമാറ്റി അവിടെ വികസനോം മറ്റും ഉണ്ടാകുന്നു. വികസനത്തിന് എതിരായിട്ട് സംസാരിക്കുവല്ല വികസനം ഏർ വരുന്നതോടൊപ്പം തന്നെ അതിന്റെ ഉം പ്രകൃതിയെ ഇണക്കി കൊണ്ടുള്ള വികസനത്തിലേക്ക് മാറുകയാണെങ്കിൽ നമ്മളെ പ്രകൃതിയുടെ ആ ഒരാസ്വാഭാവിക അവസ്ഥയിൽ നിന്നും സ്വാഭാവികാവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ചു നമ്മൾ കണ്ടില്ലേ നമ്മൾ പല വികസനത്തിന് വേണ്ടിയും മലകൾ ഇടിക്കുന്നു ഇടിച്ച് ആഹ് അവിടെയുള്ള നമ്മൾ അഹ് പല building കളും കേ കേറ്റുന്നു. അത്പോലെ നമ്മളെന്ത് ചെയ്യുന്നില്ല ഉം അപ്പൊ ആ സ്ഥാനത്തുള്ള മരങ്ങളും മറ്റും മുറിച്ച് പാടെ ഇല്ലാതാകുകയല്ലാതെ ഒരു വൃക്ഷം പകരം നമ്മൾ നടുന്നില്ല ആ നടാത്തതിന്റെ പേരിലാണ് പല അഹ് താപനിലയിലും മറ്റും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതും മ്മ് ആഗോളതാപനം പോലോത്ത പ്രകൃതിയിലെ വ്യതിയാനങ്ങൾക്കും ഒരു കാരണമാവുന്നത് അത്പോലെ അഹ് പ്രകൃതി അഹ് പല പ്രശ്നങ്ങളിലേക്കും മാറുന്നുണ്ടല്ലോ അങ്ങനെ വരാനുള്ള കാരണം തന്നെ ഇത്പോലുള്ള നമ്മളെ പ്രവർത്തനങ്ങളാണ് എന്തായാലും നമ്മൾ അഹ് ഒരു മരം വെട്ടുന്ന സമയത്ത് രണ്ടോ മൂന്നോ മരം മരത്തൈകൾ അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നടുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ആഹ് ആ ഒരു പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങാനുള്ള വഴിയാണ് നമ്മളാ നശിപ്പിക്കുന്നതോടുകൂടി ഒന്ന് വെക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല എന്നതാണ് സത്യം പല ഭാഗത്തും അഹ് പൂർണ്ണമായും വിമർശിക്കുന്നല്ല പല സഹ പല സ്ഥലത്തും അതിനെ അത് replant ചെയ്യുന്നുണ്ട്. അത്കൊണ്ട് തന്നെയാണ് ഏറെക്കുറെയെല്ലാ കാര്യങ്ങളും ഇപ്പൊ നിലനിന്ന് പോകുന്നത്

പ്രകൃതിയെ ദ്രോഹിക്കാതെ തന്നെ നമുക്ക് വികസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ രൂപത്തിൽ ഇവിടെ ഉം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അല്ലാത്ത പക്ഷം തന്നെയാണ് നമ്മള് ഈ കാണുന്ന രൂപത്തിൽ പ്രകൃതി വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറുന്നത് ഏർ അത്പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം ബൂം ആദ്യമെല്ലാം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ നമ്മുടെ പരിസരത്തിലെല്ലാം നമ്മൾ ശ്രദ്ദിച്ചാൽ തന്നെ കാണായിരുന്നു. ഒരുപാട് പാടങ്ങളും മറ്റുമുണ്ടായിരുന്നു. നമ്മളതെല്ലാം നികത്തി പല വികസനം വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ അത് വലിയ തരത്തിൽ തന്നെ പ്രകൃതിയെ ബാധിച്ചു നമ്മടെ ഉദാഹരണത്തിന് നമ്മളിവിടെ കേരളത്തിലുണ്ടായ പ്രകൃതി വ്യതിശോഭം അത്പോലെ പ്രളയമുണ്ടായി. പ്രളയമെല്ലാം അതെല്ലാം ആ ഒരു തരത്തിൽ ഏർ പ്രകൃതിയുടെ ഒരു ഇതാണെങ്കിലും അഹ് നമ്മളും അതിനൊരു കാരണമാണോ എന്ന സംശയിക്കേണ്ടി ഇരിക്കുന്നു. അത് എല്ലാം പ്രകൃതിയെ നമ്മൾ അഹ് ദ്രോഹിച്ചതിന്റെ ഭാഗമായാണോ എന്ന സംശയിക്കേണ്ടി ഇരിക്കുന്നു. വികസനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത രൂപത്തിൽ ആകുമ്പോൾ അഹ് അതിനെതിരെ പ്രകൃതിയും അനുകൂലമല്ലാതായി വരുന്നതിന്റെ ഭാഗമായി പല പ്രശ്നങ്ങളുമുണ്ടാകുന്നു ഇത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്തായാലും നമ്മളും മ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ തന്നെ

ഉം പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറാനും കഴിയും. ഇപ്പോൾ ഏർ പ്രകൃതി ക്ഷോഭമുണ്ടായത് ഏർ വെള്ളം വെള്ളത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യമില്ലാത്തതിന്റെ ഭാഗമായാണ്. അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മള് വികസനം മ്മ് അല്ലെങ്കിൽ മറ്റ് building കളും മറ്റും കെട്ടുമ്പോൾ പാടവും മറ്റും നികത്തിയും ആണ് നമ്മളത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വെള്ളമിറങ്ങാൻ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് വെച്ച ഏർ സ്ഥലങ്ങളാണല്ലോ പാടങ്ങളും മറ്റും. അതല്ലാം ഇല്ലാതാവുന്നതോടു കൂടി പിന്നെ വെള്ളം മ് വരുന്ന സമയത്ത് ഭൂമിയിലേക്ക് ഇറങ് നമ്മള് concrete ഉം അത്പോലെ മ് interlock പോലത്തെ സംഭവങ്ങളും നമ്മളെ വീടിന്റെ പരിസരത്തൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭൂമിയിലേയ്ക്ക് വെള്ളമിറങ്ങാൻ സൗകര്യമില്ല ആ വെള്ളം ഭൂമിയുടെ മുകളിലൂടെ അല്ലാതെ എങ്ങനെ പോകും അത്പോലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെല്ലാം ഏർ വെള്ളത്തിനടിയിലാവാനും പ്രയാസങ്ങളനുഭവപ്പെടാനും കാരണമായത്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 ഉം രീതിയിൽ നമ്മള് വികസനങ്ങളും നമ്മടെ രീതികളും ചെയ്യുമ്പോൾ ഏർ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കും നമ്മ പൂർണ്ണമായി നമ്മടെ കാര്യങ്ങളിൽ സ്വാർത്ഥരായി മാറുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. എന്തായാലും അത് ഭൂമിയെ ബാധിക്കാതെ ഉം ഭൂമിയിലേക്ക് ആവശ്യമായ ഉം ഭൂമിയുടെ ഏർ പായ പരിതസ്ഥിക്ക് ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കില് മ് ആ രൂപത്തിലേക്ക് തന്നെ നല്ല രൂപത്തിലേക്ക് മാറാൻ കഴിയും എന്തായാലും ഇതെല്ലാം മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാവാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ദിക്കുന്നുണ്ട് സംഭവം അത്പോലെ തന്നെ അഹ് ഭൂമിയുടെ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

എന്താണ് emotional disregulation ചിലയാളുകൾക്ക് അവരുടെ വികാരം നിയന്ദ്രിക്കാൻ ആവില്ല. അവർക്ക് മറ്റുള്ളവരുടെ പ്രവർത്തികളോടോ പെരുമാറ്റങ്ങളോടോ വികാരങ്ങളോടോ ജീവിത സാഹചര്യങ്ങളോടോ പെട്ടെന്നുള്ള പ്രതികരണം വരുന്നത് ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ വെപ്രാളപ്പെട്ടോ ബഹളം വെച്ചോ അമിത സന്തോഷം തുടങ്ങി പലതരത്തിലുള്ളതാവാം. എന്നാൽ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ മനസ്സമാധാനക്കേട് ഉണ്ടാക്കി വെക്കും. നിങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയാണ് emotional disregulation എന്ന് പറയുന്നത്. സങ്കടം ഉത്കണ്ഠ അല്ലെങ്കിൽ കോപം എന്നിവയുടെ വികരണങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിനർത്ഥം. കോപമോ ഉത്കണ്ഠയോ സങ്കടമോ ആകട്ടെ തീ തീവ്രവും അസുഖകരവുമായ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യനിൽ അല്പം പോലും വികാരം ഇല്ലെങ്കിൽ അയാളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയില്ല. വികാരം മനുഷ്യജീവന്റെ മനോഹരമായ ഒരു സവിശേഷതയാണ്. അതിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ ലക്ഷണം കെട്ടവൻ ആകുന്നു. എന്നാൽ മറ്റേത് കാര്യം കാര്യത്തിലുമെന്ന പോലെ വികാരത്തിന്റ നിയന്ത്രണം കൈവിട്ടാൽ വ്യക്തിജീവിതം തകർച്ചയിലാകുന്നു. എന്നാൽ ഈ വികാരങ്ങൾ ഇടയ്ക്കിടെയും വളരെ വേഗത്തിലും വരുകയും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും. ശരിക്കും ദേഷ്യപ്പെടുകയോ ഉത്കണ്ഠാകുലരാകുകയോ ചെയ്തു. ചെയ്ത ശേഷം സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ

ക്രമരഹിതമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹം ഒരു പ്രതേക അവസ്ഥയിൽ പ്രവേശിച്ചിരിക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ ശരീരം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 ഇത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. വൈകാരികമായ ക്രമക്കേടുള്ള ആളുകൾ പലപ്പോഴും അനുകരമായ ഉപദ്രവകരമായ പെരുമാറ്റങ്ങളിലൂടെ അവരുടെ വൈകാരിക ക്ലേശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. വസ്തുതകളുടെ ദുരുപയോഗം സ്വയം ഉപദ്രവിക്കൽ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 ആ വ്യക്തിയെയും അവരുടെ സാഹചര്യങ്ങളെയും അനുസരിച്ചായിരിക്കും. അമിതവി അമിതമായ വികാരം തോന്നുന്നു എളുപ്പത്തിൽ കരയുന്ന അല്ലെങ്കിൽ

അനുഭവപ്പെടുക. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ലതാകാൻ ശ്രമിക്കുക അമിതമായി ദേഷ്യപ്പെടുക ഉയർന്ന അളവിലുള്ള ഉത്കണ്ഠ വിഷാദം അമിത ലജ്ജ ക്രമരഹിതമായ ഭക്ഷണ ശീലങ്ങൾ അവന് അവൾക്ക് തന്നെ അപകടം വരുത്തുന്ന പെരുമാറ്റങ്ങൾ ആത്മഹത്യ ചിന്തകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ വസ്തുതകളുടെ ദുരുപയോഗം ദാമ്പത്യ ജീവിതത്തിലെ അപാകതകൾ വൈകാരിക നിയന്ത്രണങ്ങൾ ഉൾപ്പെടുന്ന മാനസികാവസ്ഥ ആരോഗ്യാവസ്ഥകൾ വൈകാരിക നിയന്ത്രണങ്ങളിൽ എല്ലായ്‌പ്പോഴും ഒരു മാനസീകാരോഗ്യാവസ്ഥയുടെ അടയാളമല്ല. എന്നാൽ ഇത് പലതിന്റെയും പ്രധാന സവിശേഷതയാണ്. താഴെ പറയുന്നവ ഉൾപ്പെടുന്നു. പല മാനസീക വൈകല്യങ്ങളും emotional disregulation കാണപ്പെടുന്നു. പക്ഷെ DMDD കുട്ടിക്കാലത്തെ രോഗ നിയന്ത്രണം നടത്തിയത് കുട്ടിക്കാലത്തെ രോഗ നിർണ്ണയം നടത്തിയത് Bipolin disorder

മറ്റു മാനസികാരോഗ്യ അവസ്ഥകളിലും Emotional disregulation ഒരു പങ്ക് വഹിക്കുന്നു എന്താണ് വൈകാരിക നിയന്ത്രണത്തിന് കാരണമാകുന്നത് കുട്ടിക്കാലത്തു അനുഭവപ്പെട്ട ഏതെങ്കിലും ആഘാതം post dramatic strain disorderPDSD എന്നിവയിൽ Emotional disregulation അസാധാരണമാണ്. കാരണം ആഘാതം തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും എങ്ങനെ മാറ്റുന്നു. രണ്ടായിരത്തി പതിനാലിലെ ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യകരമായ വൈകാരിക നിയന്ത്രണം കുട്ടികാലത്തെ ഒരു പ്രധാന വികസന ഘട്ടമാണ് അവരുടെ സമപ്രായക്കാരുമായും മറ്റു ബന്ധുക്കളുമായും സുരക്ഷിതമായ ബന്ധങ്ങൾ

വൈകാരിക അസ്വസ്ഥം വ്യക്തിപരമായ ആഘാതം post dramastic stre stress എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു brain chemistry തലച്ചോറിലെ പ്രവർത്തനങ്ങൾ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ വൈകാരിക വൈകല്യങ്ങൾ ഉൾപ്പെട്ടേക്കാം. നമ്മുടെ വികാരങ്ങൾ പ്രേരണകൾ ആക്രമണം എന്നിവ നിയന്ത്രിക്കുന്നതിൽ neutro transmiter കൾ

കഴിവില്ലായ്മ എന്നിവ തമ്മിലുള്ള നേരിട്ടു ബന്ധപ്പെട്ടിരുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു വൈകാരികമായ അസ്വസ്ഥമുള്ള ആളുകൾ വൈകാരികമായ പ്രതിപ്രവർത്തനത്തിന് ജൈവിക മുൻഘടനകൾ ഉണ്ടായിരിക്കും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 തലക്കേറ്റ ക്ഷതങ്ങൾ emotional disregulation നും dramatic brain injury യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ അതിജീവിച്ചവരുടെ മുന്നിലൊന്ന് മൂന്നിലൊന്ന് ശതമാനം ആളുകൾക്കും ശോകം മുതൽ അക്രമോത്സുകമായ പൊട്ടിത്തെറികൾ വിരെ വരെയുള്ള കോപനത്തിന്റെ വിവിധ രീതങ്ങൾ ആശയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള വഴികൾ നിങ്ങളുടെ വികാരങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ career മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തും. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ശക്തമായ വൈകാരിക നിയന്ത്രണ വൈദിക്ത്യമുള്ള ആളുകൾക്ക് വിഷാദവും സമ്മതവുമായി ബന്ധപ്പെട്ട ശാരീരിക രോഗങ്ങളും കുറയുന്നു എന്നതാണ്. നിങ്ങളുടെ emotional regulation കഴിവുള്ളവരും

ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വിനാശകരമായ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെ കുറിച് ബോധവാന്മാരാകുന്നത് നിയന്ത്രണത്തിൽ തുടരാൻ നിങ്ങളെ സഹായിക്കുന്നു. ബോധാവ ബോ ബോധാവസ്ഥയിൽ തുടരുന്നതിൻറെ ഒരു വിപുലീകരണം എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കാൻ പഠിക്കുക അവൾ എന്നോട് അങ്ങനെ പെരുമാറിയാൽ എനിക്ക് വിഷമം ആ ഒരു ആശയ കുഴപ്പവും ഉണ്ട് എന്നത് പോലെ വ്യക്തമായി പറയാൻ ശ്രമിക്കുക. ഇതോടുകൂടി ഞാൻ ഈ പറഞ്ഞ topic ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി നമസ്കാരം Hello, നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഈ ലോകജനതയെ ആകെ ഭീതിയിലാഴ്ത്തിയ Corona യെ കുറിച്ചാണ്. എല്ലാ രാജ്യങ്ങളിലും പടർന്നു പിടിച്ച ഒരു രോഗമാണ് corona Corona യുടെ ലക്ഷണങ്ങൾ പ്രധാനമായും പനിയും, ശ്വാസതടസ്സവുമാണ്. ഇതിൻ്റെ ആദ്യത്തെ ഉത്‌ഭവസ്ഥാനം ചൈനയിലാണ്. ഈ രോഗം കാരണത്താൽ ലക്ഷക്കണക്കിന് ജന ജനങ്ങൾ മരണപ്പെട്ടു. ഈ രോഗം ആദ്യമായി ഉത്ഭവിച്ച സ്ഥാനം ചൈനയാണ്. നമ്മള് വിചാരിച്ചു. നമ്മുടെ രാജ്യത്ത് വരില്ല. നമ്മുടെ നാട്ടില് എത്തുകയില്ല. നമുക്ക് എത്തുകയില്ല എന്നൊക്കെ.

ഈ രോഗം കാരണം പല ജനങ്ങളുടെ ജോലി പോയി. ശമ്പളം ഇല്ല. ജീവിക്കാന്‍ ബുദ്ധിമുട്ടിലായി. പല പ്രയാസങ്ങളും എല്ലാവരും അനുഭവപ്പെട്ടു. എല്ലാ ജോലിക്കാര്‍ക്കും ഈ രോഗ കാരണം പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഉ school വിദ്യാഭ്യാസം ഇല്ലാതെയായി. മദ്രസ വിദ്യാഭ്യാസം ഇല്ലാതെയായി. എല്ലാ സ്ഥാപന്മങ്ങളും അടച്ചു പൂട്ടേണ്ടി വന്നു. എല്ലാ കടകളും, എല്ലാ ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലാതെയായി. ജനങ്ങള്‍ ആകെ കഷ്ടത്തിലായി. പക്ഷേ, എനിക്ക് ഇവിടെ പറയാന്‍ ഒള്ളത് ആ രോഗം എനിക്കും പിടിപെട്ടു എന്നുള്ളതാണ്. എന്‍റെ ജീവിതത്തിലും ഈ രോഗം വന്നു ഈ രോഗം വരുമ്പോ ഞാനൊരു ഗര്‍ഭിണിയായിരുന്നു. ഈ ഗര്‍ഭിണിയായ സമയത്ത് ഞാന്‍ നല്ലവണ്ണം യാത്രകളിലൊക്കെ പങ്കെടുത്തു. പല function ഉകളിലും, പല യാത്രകളും ഞാന്‍ പോയി. അത് കാരണം തന്നെ ഈ രോഗം എനിക്ക് എവിടെ നിന്ന് കിട്ടീ എന്ന് പോലും അറിഞ്ഞില്ല. പല വാഹങ്ങളിലും, പല ആളുകളുമായി ഇടപഴക്കം എല്ലാം ചെയ്തു. പക്ഷേ, എന്‍റെ ശരീരം ഈ സമയം ആയതുകൊണ്ട് എനിക്ക് ഈ രോഗം പെട്ടന്ന് പിടി പിടിപെട്ടു. എന്‍റെ വീട്ടിലോ, എന്‍റെ നാട്ടിലോ അയല്‍പക്കത്തൊന്നുമില്ലാതെ എനിക്ക് മാത്രം പിടിപെട്ടു. അങ്ങനെ ഞാന് ചെറിയ ഒരു പനിയാണ് എനിക്കാദ്യം ഉണ്ടായത്. ആ പനി പിന്നെടതൊരു ജലദോഷമായി, ഭയങ്കര തല വേദനയായി. അപ്പം ഞാന്‍ hospital ഇല്‍ പോയി. എനിക്ക് check ചെയ്യണ്ട സമയമായിരുന്നു. അഞ്ചാം മാ അഞ്ചുമാസം ഗര്‍ഭിണിയായപ്പോ hospital ഇല്‍ പോയി അപ്പൊ ആ സമയത്ത് ഞാന്‍ doctor അടുത്ത് ഞാന്‍ പറഞ്ഞു. എനിക്ക്